hello hai വിദ്യ

അതെ ഇങ്ങനെ പോകുന്നു തനിക്കോ സുഖം തന്നെ എന്തുപറ്റി പെട്ടെന്നു വിളിക്കാൻ ഒന്നൂല്യ ഏർ എനിക്ക് ഏർ chess നെ കുറിച്ച് കാര്യങ്ങൾ അറിഞ്ഞാ കൊള്ളാമെന്നുണ്ട് അതോണ്ടായിരുന്നു ഏർ തന്നോടൊന്ന് സംസാരിക്കാം വിചാരിച്ചത് so pared നെ ഒക്കെ ചോയ്ക്കുമ്പോ തനിക്ക് അറിയാം തന്നെ തനിക്ക് അതിനെ കുറിച്ച് തനിക്കറിയാമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഏർ തനിക്ക് അതിനെ കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേരനായിട്ട് നിനക്ക് പറ്റോ അത് എങ്ങനാ നിക്കുവാ അല്ലെങ്കിൽ അതിൻ്റെ ഏർ അത് എങ്ങാനൊക്കൊക്കെയാണ് കാളിക്ക അങ്ങനൊക്കെ കുറച്ച് കാര്യങ്ങൾ അറിയണം എന്നുണ്ടായിരുന്നു അതിൻ്റെ ഏർ എന്താ പറയണ്ടേ ഓരോ കളിക്കും ഓരോ ഏർ എന്താ പറയ ഇപ്പൊ rules ഒക്കെ ഇണ്ടാവൂലെ അതൊക്കെ എങ്ങനെയാണ് ഏർ അത് interesting ആയിട്ടുള്ള കളിയാണോ എന്നൊക്കെ എനിക്ക് അറിയണം എന്നുണ്ടായിരുന്നു എനിക്ക് തനിക്കൊന്ന് explain ചെയ്യാനായിട്ട് പറ്റോ ഓ പിന്നെന്താ നിനക്ക് chess ല് താല്പര്യം ഉണ്ടായിരുന്നു എന്നത് ഞാന് ഇപ്പഴാ അറീണത് അഥവാ നിനക്ക് chess കൂടുതൽ ഞാനിപ്പോ കുറച്ച് പറഞ്ഞ് തരാം നിനക്ക് അഥവാ chess കുറിച്ച് കൂടുതൽ അറിയണമുണ്ടെങ്കിൽ നാളെയോ നാളെ വേണ്ടിട്ട് എൻ്റെ വീട്ടില് വരാം അതിനെ കുറിച്ച് കളിച്ച് നമുക്ക് ഒരുമിച്ച് കളിക്കാം

chess നിനക്ക് ആ നിനക്ക് chess അറിയാലോ black കറുപ്പും വെളുപ്പും ആണത് കളിക്കാൻ use ചെയ്യുന്ന color പക്ഷെ അത് പല പല

കറുപ്പും വെളുപ്പും ഉണ്ട് പക്ഷെ അതിനെ കറുപ്പും വെളുപ്പും ആണിപ്പോ കളിക്കുന്നതിന് വേറെ തന്നെ ഒരു രസം കറുപ്പും വെറുപ്പും വെച്ച് കളിക്കുന്നതാണ് അതില്ല ഉം

ഇപ്പോൾ ഏർ chess ന്റെ book ഉം chess കരുക്കളൊക്കെ ഇപ്പോൾ പലരീതിയിൽ പല type ല് നാളെ നാളെ നിനക്ക് വേണ്ടീട്ട് വരാൻ പറ്റില്ലേ വീട്ടിലേക്ക്

ഉം നിനക്കറിയാലോ അതിനകത്ത് full ചതുര ആക്രിതിയിലുള്ള board ആയിരിക്കും അത് ശെരിക്കും അറുപത്തിനാല് ചെറിയ കളങ്ങൾ ചെറിയ chess കളി കളി ആരംഭിക്കുമ്പോ തന്നെ ഓരോ കളിക്കാരനും പതിനാറ് കരുക്കള് വീതം ഉണ്ടായിരിക്കും എപ്പോഴും ഒരാൾക്ക് എട്ട് കാലാളുകളും രണ്ട് കുതിരകളും രണ്ട് ആനകളും രണ്ട് തേര്കളും ഒരു റാണി അഥവാ മന്ത്രി

അതേപോലെ ഇരുന്ന് ക്രമിച്ച് ക്രമീകരിച്ച് ഇരിക്കും chessboard എങ്ങനെ ക്രമീകരിച്ച് ഇരിക്കും പറഞ്ഞാല് അതേപോലെ ഇവിടത്തെ ഇതായിരിക്കും ഇവിടത്തെ chess കരു കളായിരിക്കും ആദ്യം നീങ്ങുക

പക്ഷെ ഈ തുടക്കക്കാര് അങ്ങനെ തുടങ്ങിയ first തന്നെ കളിക്കുന്ന first തന്നെ ഒന്നും അറിയാതെ പുതുതായിട്ട് കളിക്കാൻ ചേരുന്ന ആളുകൾ first തന്നെ കാലാളുകളെ നീക്കി അതെ പഠിക്കാൻ തുടങ്ങുക അതേപോലെ തന്നെ അതിനെ പല രീതിയിലും പഠിക്കേണ്ട രീതികളുണ്ട് ഓരോ കാല ഓരോ കരുക്കൾക്കും പല രീതിയിലും വ്യത്യസ്തമായ രീതിയിലും നീക്കങ്ങളുണ്ട് നിനക്ക് chess chess ൽ ആറു കരുക്കൾ ഉണ്ടെന്ന്

ഒര് കാല അളവിൽ തന്നെ എതിർ team ന്റെ റാണിയെ തന്നെ തോൽപ്പിക്കാനുള്ള power ഉണ്ട് അതുകൊണ്ട് ഓരോ അതിൽ ഓരോ കരുക്കളെയും എന്താ പറയാ അതിന്റെതായ value വും കൂടെ കാണാം

നിനക്ക് വേണ്ടി കാലാളുകളെ നിനക്ക് online ൽ വേണ്ടിയെങ്കിലും കളിക്കാം online ൽ വേണ്ടിയെങ്കിലും chess കളിക്കാം chess കളിച്ചിട്ട് അതിലൂടെ വേഗം മനസ്സിലാക്കാൻ കഴിയുമെങ്കിലും നേരിട്ട് കളിക്കുന്നതാണ് അതിന്റേത് അത് ഒരു രസമുണ്ട് ഉം നിനക്ക് കാലാളുകളെ കുറിച്ച് നീ കൊറേ കേട്ടിട്ടുണ്ടാവോ ഉറപ്പില്ല അനക്ക് ഏറ്റവും chess ൽ ഏറ്റവും ഇഷ്ട്ടം കാലാളുകളെ വെച്ചായിരിക്കും ഞാൻ അധികം കളിക്കാറുള്ളത് പിന്നെ അതേപോലെ തന്നെ കുതിര കുതിര ഒക്കെ കേട്ടിട്ട് ഉണ്ടാകും അപ്പൊ ചില പ്രത്യേക പ്രത്യേക കഴിവാണ് കുതിര മറ്റു കരുക്കൾക്ക് മുകളിലൂടെ നീക്കാവുന്ന മുകളിലൂടെ നീക്കാവുന്ന ഏതു കരുവാണെങ്കിലും

വേണെകിൽ നീക്കാം മുന്നിലേക്കോ പിന്നിലേക്കോ വര ഇടത്തേക്കോ വലത്തേക്കോ വേണെങ്കിൽ നീക്കാം അതേപോലെ തന്നെ ഒരു കരു മുന്നിലേക്കോ പിന്നിലേക്കോ നീക്കിയതിന് ശേഷം വേണെങ്കിൽ അതിനെ എങ്ങനെ വേണെകിലും രാജാവിനെ കൂടുതൽ കൂടുതൽ ഏത് രീതിയിൽ വേണെങ്കിലും തോൽക്കാനായി കുതിരക്ക് വേഗം കഴിയും കുതിരയും ഒരു interesting ആയ ഒരു കരു തന്നെയാണ് അത് ഏത് ഭാഗത്തേക്ക് വേണെകിലും വ്യത്യസ്ത രീതിയിൽ നീക്കാം

അതിന് പിന്നെ നിക്കാൻ കയ്യില്ല ഇത് ഒരു cone പോവാ corn പോലെയാണ് ഇത് നീക്കം നീങ്ങുന്നത് അതായത് x എന്ന x എന്ന രീതിയിൽ ആഹ് പോണ രീതിയിൽ പോവൂലെ അതേപോലെയാണ് ഈ ആന എന്ന കരു അധികം നീക്ക നീക്കുന്നത് ഏർ മുന്നോട്ട് ഏത് side ലേക്ക് വീണെങ്കിലും corn ഭാഗത്തേക്ക് താനെ നീക്കാൻ പറ്റും അത് അതിൻ്റെ കൽ അത് പോകുന്ന നീക്കാൻ പോകുന്ന വഴിയിലേക്ക് ഏതെങ്കിലും വേറെതെലും കരു ഉണ്ടെങ്കിൽ അതിനെ അത് മറി പൊതുവേപോലെ അതിനെ മറികടന്ന് പോവാനോ അതിന് കഴിയില്ല ആനക്ക് അത് പ്രശനമുണ്ട് അത് കുതിരക്ക് മാത്രമേ മുമ്പിലോ side ലോ ഒരു കരു ഉണ്ടെങ്കിൽ മറികടന്ന് പോകാനുള്ള കഴിവ് കുതിരക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളു അതേപോലെ തന്നെ തീര് തേര് ഒന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ തേര് അങ് അതിൻ്റെ എന്താ നമ്മ chessboard ന്റെ ഇനി ഏറ്റവും അഹ് ഏറ്റവും ആദ്യത്തെ കളിലായിരിക്കും ഉണ്ടാവുക ആദ്യത്തെ കളീല് അറ്റത്തായിരിക്കും ഉണ്ടാവുക തീരെ ഉം തീരിനെ എങ്ങോട്ട് വേണമെങ്കിലും തീർനെ എങ്ങോട്ട് വേണമെങ്കിലും ഏത് വശത്തേക്ക് വേണമെങ്കിലും നീങ്ങാൻ കഴിയും മുന്നോട്ടോ പിന്നോട്ടോ ആഹ് ഏത് ഇടത് ഭാഗത്തേക്കോ വലത് ഭാഗത്തേക്കോ നിക്കാൻ കഴിയും നിക്കാൻ കഴിയുന്നതാണ്

ഒരു power chess board ൽ ഇല്ല but തീര്ന്നും കൂടുതൽ ആൾക്കാരെ കീഴ്പെടുത്താനോ ഇതാക്കാനോ ഒകെ കഴിയും തീര്ന്ന് ഉം ഒരാളെ ചെല ആളുകൾ തീര് തന്നെയാണ് use ചെയ്യുന്നേ ചെല ആള് അപ്പൊ ഏർ എനിക്കൊരു doubt ഇതില് ഉം ഇപ്പൊ നമ്മള് ഏർ മറ്റേ ഏർ തേര് നമ്മള് എങ്ങനാ നീക്കാ അത് എനിക്ക് അത്ര വ്യക്ത മായില്ല

side ലേക്ക് നേരേ പോകുന്ന രീതിയാണ് ഇപ്പൊ ആനയെ corn ഭാഗം മാത്രമല്ലെ നീക്കാൻ കഴിയു ഉള്ളു അത്അ തെ പോലെ തന്നെ

മുന്നോട്ടും side ലേക്കും നേരെ മാ നീക്കാൻ കഴിയുള്ളു അഥവാ അത് പോകുന്ന കാ ഏർ പോവുന്ന നീക്കാൻ പോവുന്ന കള്ളിലേക്ക് മുൻപിലൊരു ഉണ്ടെങ്കിൽ അതിന് മറി കടന്ന് പോവാൻ തീരിന് പറ്റില്ല അഥവാ വേണെങ്കിൽ അതിനെ വെട്ടാൻ അതിനെ നീക്കം ചെയ്യാൻ വെട്ടാൻ പറ്റുമെങ്കിലും അവിടെ തന്നെ അത് മറികടന്ന് തീര്നല്ലാം അതുപോലെ തന്നെ നിനക്ക്

ഏറ്റവും power ഉള്ള power ഉള്ള കരുവാണ് റാണി അത് നിനക്ക് അറിയാലോ തീരിന് ഇത് തീരിന് പൊൽത്തന്നെ തീർനെപ്പോലെയും ആനയെ പോലെയും കാണിക്കും ഇതേപോലെ ഞാനീ കുതിരയെ കുതിരയെ പോലെ ചാടിട്ടുള്ള നീക്കം ഇതിന് ഏർ കഴിയില്ലെങ്കിലും ബാക്കി എല്ലാ കഴിവുകളും റാണിക്ക് ഏറ്റവും കൂടുതൽ power കളുണ്ട് രാജാവിന്റെ side തന്നെയാണെങ്കിലും ഇതിന്റെ side തന്നെയാണെകിലും ഏർ രാജാവിന് ഏർ സംരക്ഷിച്ചു കൊണ്ട് ഏറ്റവും കൂടുതൽ രാജാവിനെ വെട്ടാൻ വരുന്ന മറ്റേ team ലെ എതിർ team ലെ കരുക്കളെ ഏറ്റവും കൂടുതൽ സംരക്ഷി രാജാവിനെ സംരക്ഷിക്കുന്നത് റാണിയാണ് അത് റാണിക്കാണ് power use ചെയ്യുന്നത് റാണിക്കാണ് മറ്റേ chess board ല് ഏറ്റവും കൂടുതൽ ആൾക്കാര് റാണി തന്നെ ആയിരിക്കും ചെലപ്പോൾ അനക്ക് അവസാനം മുതൽ അത് രാജാവിന് തന്നെ കാരണം രാജാവിന് അറിയാലോ രാജാവ് ഒരാള് ഒര് ഒര് chessboard ൽ ഒരാളുടെ രാജാവ് ആണ് main ആള് രാജാവിനെ തോൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ കളിയെ അവസാനിച്ചു കഴിഞ്ഞാൽ അവര് center ല് chessboard ലെ center ഭാഗത്ത് center ഭാഗത്താണ് രാജാവിനെ വെക്കേണ്ടത് റാണിയുടെ side ലും റാണി side ല് ആയിരിക്കും രാജാവ് ഉണ്ടാവുക പിന്നെ എതിരാളികളെ ഏതെങ്കിലും കരുവിനെ ഉള്ള കാലത്തിലേക്ക് രാജാവിനെ നീക്കാൻ പറ്റുന്നതല്ല എതിരാളി ഏതെങ്കിലും കളത്തിൽ കരുവിനെ നിനക്കറീലെ എന്താണെന്ന് ഉം എനിക്ക് അത് അതിലാണ് ശെരിക്കും പറഞ്ഞാൽ ഒരു കൗതുകം വന്നത് ഒരു last നമുക്ക് അത് ഏർ തട്ടി മാറ്റി segmate എന്ന് പറയുമ്പോ അതൊരു കൗതുകം എനിക്ക് വന്നത് ആ time ലായിരുന്നു അത്കൊണ്ടാണ് ഞാൻ just ഒരു chess കളിക്കാം ഏർ ഒരു interesting തോന്നിയൊണ്ടാണ് ശെരിക്കും അതിന് അതിനെ കുറിച്ച് എനിക്ക് അറിയണം അപ്പൊ അതിനെ കുറിച്ച് അനേഷിച്ചപ്പോ തനിക്ക് അറിയാനുള്ള കാര്യം പറഞ്ഞത് ഞാൻ ഒരു കാര്യം കൂടി ചോയിച്ചോട്ടെ

ഏർ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഏർ ഇപ്പം ഏർ താൻ പറഞ്ഞ രീതിയില് നോക്ക് ണ സമയത്ത് ഇത് ഒരുമാതിരി ഒരു യുദ്ധം പോലെയാണ് ഞാൻ ജയിക്കും അല്ലെങ്കിൽ ഇപ്പറത്തെ ആള് ജയിക്കും അങ്ങനെ ആയിട്ടല്ലേ തോന്നിയത് തനിക്ക് എങ്ങനെയാണ് feel ചെയ്തത് അതെന്നെ ഇത് chess board എന്ന് പറയുന്നത് യുദ്ധം പോലെ യുദ്ധ കളം പോലെ തന്നെയാണ് അതായത് പടയാളികളും ആഹ് കാലാളികൾ എന്നുവെച്ച പടയാളികളെ തന്നെയാണ് ഇത് ചെയ്യുന്നത് പഴേ കാലം മുതൽ തന്നെ chessboard പണ്ടത്തെ യുദ്ധങ്ങളെ പോലെ തന്നെ അതിനെ താരമായിട്ട് യുദ്ധകളി തന്നെയാണ് chessboard കാലാളികളെ യുദ്ധക്കളം ഏർ ഓരോ കലാളികൾക്കും അതിൻ്റെ ഓരോ കാലാളികൾക്കും നമ്മള് പടയാളികളില്ലേ പഴയ കാലത്ത് യുദ്ധങ്ങള് ചെയ്ത അത് വരെ പടയാളികളെ കലാളികൾ അതേപോലെ തന്നെ ഒരു പാഴായെ കാലത്തെ യുദ്ധക്കളത്തിൽ പടയാളികൾ എന്ന് പറയാറില്ലേ അതേപോലെയാണ് കാലാലുകൾ ഉണ്ടാവുക

അതെ പോലെ തന്നെ ഒരേ കുതിര കുതിര ആന തേര് ഇങ്ങനൊക്കെ ഓരങ്ങനെ പാഴയെ കാലത്തുള്ള പഴയെ കാര്യങ്ങളും ഇതുമായിട്ട് ബന്ധവുമുണ്ട് ഇതിന് chessboard ൽ ഏറ്റവും interesting ആയുള്ള ഏർ നീക്കം പറയുന്നത് castling എന്നൊരു പറയുന്ന നീക്കം ഉണ്ട് അതായത് രാജാവും തേരും തമ്മിലുള്ള നീക്കം രണ്ടു ഇതിലെ രണ്ട് രാജാവും തേരും ഒരുതരം നീക്കം ഉണ്ട് തേര്മാണ് castling രാജാവും തേരും castling ഉപയോഗിക്കുന്നത്

exchange ചെയ്ത് മാറ്റാൻ കയ്യുന്ന ഒരു രീതിയുണ്ട് അത് ഏറ്റവും പ്രിയപ്പെട്ട രീതിയാണ് രാജാവിന്റെ എന്താ പറയാ ഏർ രാജാവിനെ മറ്റേ എതിർ team ൽ നിന്ന് ഏർ എസിക്കാനുള്ള ഒരു അടവുംകൂടിയാണിത് അത് പോലെ തന്നെ അടവുകൾ അങ്ങനെ പല അടവുകളും chessboard ൽ ഉണ്ട് അതൊക്കെ എനിക്ക് ഇപ്പൊ ഞാന്ക കളിക്കാൻ തുടങ്ങി അത് അങ്ങട്ട് കളിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നിനക്ക് എന്തായാലും താല്പര്യം ഉണ്ടാകും

കളിയോട് താല്പര്യം വന്നത് തന്നെ ഈ അടുത്ത് ആഹ് എല്ലാരും ആഹ് കൊ quaratine time ല് എല്ലാരും അകത്തന്നെ അടച്ച് ഇരുന്നിരുന്നിലെ ആ time ലാണ് ഞാൻ ആദ്യമായിട്ട് കളിക്കാൻ തന്നെ തുടങ്ങിയത് വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് എൻ്റെ cousine ഒക്കെ കളിക്കാറുണ്ടെങ്കിലും but ഞാൻ അത് അതികം കാര്യമാകില്ല അതെ എപ്പോ വിളിക്കാറുണ്ടായിരുന്നു കളിക്കാൻ വിളിക്കാറുണ്ടെങ്കിലും ഞാൻ അധികം

അച്ഛനൊരു കളില് interesting ഭയങ്കര അളവിൽ തന്നെയാണ് അതെ പോലെ തന്നെ അച്ഛന്

അദ്ദേഹം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ കളിച്ച ഏർ എല്ലാ അന്നാണ് കളിക്കാൻ തുടങ്ങിയത് അദ്ദേഹം കളിക്കാൻ ഇന്ത്യക്ക് തന്നെ കൊറേ നേട്ടങ്ങൾ അദ്ദേഹം വരുത്തി വരുത്തിയിട്ടു കൊണ്ട് വന്നിട്ടുണ്ട് അതിന് ശേഷമാണ് അച്ഛന് അച്ഛന് ഏറ്റവും പ്രിയപ്പെട്ട ആളെന്നാണ് വിശ്വനാഥൻ അനന്ത് അദ്ധേഹത്തിന് nineteen nineteen seven മുതൽ കൊറേ പ്രാവശ്യം അദ്ദേഹം chess championship നേടിയിട്ടുണ്ട് ആദ്യത്തെ ഏഷ്യക്കാരുംകൂടിയാണ് chess championship ലെ ഇതിലെ oscar വരെ അദ്ദേഹം

അതെ അതെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെത്തന്നെയാണ് chess ഇപ്പോൾ തന്നെ ഏർ ഇപ്പോൾ തന്നെ chess അതികം online കളിക്ക തുടങ്ങിയിട്ടുണ്ടോ നീ ഇല്ല എനിക്ക് അതിൻ്റെ ഒരു ഏർ ഇത് എന്താ പറയണ്ടേ അതെങ്ങനാ കളിക്കണ്ടേ എന്നൊരു വിധം അറിയണം ഉണ്ടേ ആഗ്രഹം കൊണ്ട് അത് എനിക്ക് ഒരു interesting ആയിട്ട് തോന്നിട്ട online ൽ കളിക്കുന്ന സമയത്ത് അപ്പൊ കുറച്ചും കൂടി അതിനെ കുറിച്ചൊന്ന് അറിയാം എന്നുള്ള കാര്യം കൊണ്ടാണ് തന്നെ ഞാൻ ഏർ ഒന്ന് ചോദിക്കാൻ ഒരു അഭിപ്രായം ചോദിക്കാനല്ല കാര്യത്തില് ഇതാക്കിയത് തൻ്റെ role model തൻ്റെ അച്ഛൻ തന്നെയാണ് of course അച്ഛൻ തന്നെയാണ് ഞാനിപ്പോൾ പറയുന്നത് അച്ഛനെ തോൽപിക്കണം എന്നാണ് എൻ്റെ ഇപ്പൊ ലക്ഷ്യം പക്ഷെ അതൊരിക്കലും സാധിക്കുന്നില്ല നിനക്ക് online ല് അഥവാ ഏർ ഒറ്റക്കിരിക്കുമ്പോ എനിക്ക് online ല് കളിച്ച് ചെയ്യാനും കയ്യുന്നതാണ് അതിനകത്ത് ഒര് ഏർ easy ആയിട്ടും normal ആയിട്ടും ഒക്കെ ഇല്ലേ അതില് easy ചെയ്ത് കൊണ്ട് പിന്നെ അതിന് ശേഷം കൂടുതൽ അതില് ഇത് പുല്ലാതാവുന്നതാണ് അതേപോലെ തന്നെ chess chess പല രീതീല് ഗുണകരമായി

ഇപ്പൊ അതിന് കുട്ടികൾ എപ്പോൾ phone ലാലെ എപ്പോളും addict ആയികൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് മാറി പുറത്തു ഇറങ്ങിട്ട് chess കളിക്കുന്നത് അവർക്ക് ഉന്മേഷമായിരിക്കും നിന്റേൽ കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെയും പഠിപ്പിക്കുന്നത് നല്ലതായിരിക്കും കൂട്ടുക ഞാൻ വീട്ടിൽനിന്ന് എവിടാ പ്രത്യേകിച്ചിട്ട് ആരും ഇല്ല ഇവിടെ ഞാനും എൻ്റെ അമ്മയും മാത്രം ഇവിടെ ഉള്ളു അപ്പം കളിക്കാൻ മാത്രമായിട്ട് ഇവിടെ ആരുമില്ല അപ്പം അതുകൊണ്ട് നോക്കട്ടെ നോക്കീട്ട് തന്നെ എന്തായാലും ഞാൻ ഏർ ഇതിന് വേണ്ടീട്ട് ഒരൂസം ഞാൻ വരുന്നുണ്ട് നിനക്കെ chess കളിക്കാൻ വേണ്ടി എപ്പോ വേണമെങ്കിലും എൻ്റെ വീട്ടില് വരാവുന്നതാണ് അനക്ക് എപ്പോ വേണെങ്കിലും chess കളിക്കാൻ ഞാൻ എപ്പോളും free ആയിരിക്കും chess നാണെങ്കിൽ ഞാൻ എപ്പോ free ആയിരിക്കാൻ നോക്കാം അതായത് ഞാൻ നിനക്കിത്

അതെനിക്കറിയില്ല എന്തായാലും ഞാൻ ശ്രമിച്ച് നോക്കാം പിന്നെ തൻ്റെ അച്ഛനേം കണ്ടാ കൊള്ളാം ന്നുണ്ട് ഹോ എൻ്റെ അച്ഛന് ഏറ്റവും ഇഷ്ട്ടമായിരിക്കും പിന്നെ നിന്നെ വിടില്ല chess കളിക്കാതെ എല്ലാരും

തുടങ്ങാം കയ്യാൻ പറ്റും അതെങ്ങനെ സമം ഇപ്പൊ സമ നില ആയിട്ടും നിനക്ക് ഇതാക്കാൻ പറ്റും അഥവാ രണ്ട് ഭാഗത്തും എല്ലാ കരുക്കളും തോറ്റു എന്നാൽ രണ്ട് ഭാഗത്തും ന്യായം അതായത് മാത്രമാണ് ഉണ്ടായതെങ്കിൽ അത് സമ നില ആയിട്ട് തുടരും chess അവസാനിക്ക തന്നെ ചെയ്യും ഇരുവരും തോൽക്കുകയുമില്ല ജയിക്കുകയുമില്ല രീതിയില് അവസാനിക്കുക തന്നെ ചെയ്യും അത് കൊണ്ട് സമനില വരെ എത്താൻ നിനക്ക് എതാൻ കഴിയുമെന്ന് ഞാൻ പ്രധീക്ഷിക്കുന്നു നീ ശ്രമിക്കിച്ചോളു

കൊറച്ച് കൊറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം okay ശെരി എന്ന ഹും okay എന്തായാലും തീർച്ചയായിട്ടും ഒന്നുകൂടി ഒന്ന് വിളിക്കാം നോക്ക്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

hello നിഹാലെ